എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള് ഞാൻ ഇവിടെ കോളേജിൽ തിരഞ്ഞെടുപ്പ് തിര ഞ്ഞെടു വിദ്യാർഥികളുടെ ഇടയിലെ തിരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് ചില തിരക്കുകളിൽ ഒക്കെ ആയിരുന്നു അതാണ് വിളിക്കാൻ കുറച്ച് താമസം വന്നത്.

ഓ ഞാൻ ഇവിടെ തിരഞ്ഞ് എടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബന്ധപ്പെട്ട് ചെറിയ തിരക്കിൽആയിരുന്നു . വിദ്യാർത്ഥി സംഘടനകളുടെ തെരഞ്ഞെടുപ്പ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകആണ് .

എവിടെ ആണ് എവിടെയാണ് പഠിക്കുന്നത്? പാലക്കാട് പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലാണ് . അവിടുത്തെ അപ്പം അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ അൽപ്പം ദിവസം രണ്ടാഴ്ചകൾക്ക് മുമ്പ്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നിരുന്നു. കാരണം ഇപ്പോൾ നമ്മള് നമ്മുടെ സർക്കാർ. അതേ അതേ യൂണിയനുമായി ബന്ധപ്പെട്ട് യുവാക്കളായതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ,

പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ കാര്യമായിട്ട് വരുന്നത് ഇലക്കഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള.ഇലക്ഷന് നമ്മുടെ സാധാരണയുള്ള. രീതിയിലുള്ള.മഷി ഉപയോഗിച്ചുള്ള വോട്ടിങ് വേണോ അതായിത് നമ്മൾ എന്താ പറയൂ ബാലേറ്റ് പേപ്പർ എന്നു പറയും എഴുതിയിട്ട്

നമ്മൾ കൊണ്ടുപോയി പെട്ടിലിടുന്ന ആ ഒരു സിസ്റ്റം വേണോ യന്ത്രം ഉപയോഗിച്ചിട്ടുള്ളത് വേണോ യന്ത്രം ഉപയോഗിച്ചിട്ടുള്ളതുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും ഉയർന്നു വന്നത് കാരണം

നമ്മുടേ നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ട് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വരാറുണ്ട്. അതായിത് യന്ത്രം ഉപയോഗിച്ചിട്ടുള്ള ഇലക്ഷൻ ആകുമ്പോൾ തിരഞ്ഞെടുപ്പ് അതെ അതേ ചില വോട്ടുകൾ അവർക്ക് തന്നെ കിട്ടണം

മുമ്പേ നമ്മൾ തയ്യാറാക്കപ്പെട്ട എല്ലാ വോട്ടുകളുംഒരു പക്ഷത്തേക്ക് മാത്രം ചെന്നെത്തുന്ന രീതിയിലുള്ള അട്ടിമറികൾ ഒക്കെ നടക്കാറുണ്ട്. ആ ഒരു അട്ടിമറി കോളേജ് യൂണിയന്റെ തിരഞ്ഞെടുപ്പിലും വരും എന്നുള്ള-

വലിയ രീതിയിൽഉള്ള സഘർശങ്ങൾ ഉണ്ടായിടുണ്ട് അതെ അതേ ഞങ്ങൾ എത്തിയത് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്കകളും സംഘർഷങ്ങളും ഏകദേശം കോളേജിന്റെ പുറത്തേക്ക് വരെ

എത്തി കഴിഞ്ഞു എന്നുള്ള ഒരു വിഷയം ഞങ്ങൾ അധ്യാപകര് മനസ്സിലാക്കിയപ്പോൾ. ആയിരുന്നു വിദ്യാർത്ഥി സംഘടനകളും അധ്യാപകരും കൂടെയുള്ള ഒരു കൂടിക്കാഴ്ചയിലൂടെ ഞങ്ങൾ ബാലറ്റ് പേപ്പർആ ക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് അവസാനം എത്തിച്ചത് .

അവിടെ ഏകദേശം യത്ര ടീമുകൾ ഉണ്ടാകും

ഏകദേശം ആർ സ്വതന്ത്ര പാർട്ടിയായിട്ടുംഅല്ലാതെ ആയിട്ടും. എമ്മ . എസ് സഫ്.,എമ്മ . എസ് എഫ്, എസ്. എഫ്. ഐ അങ്ങനെ കോളേജ് ഏറ്റവും കൂടുതല്.

വിദ്യാർത്ഥികൾ വരാറുള്ള തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ പിന്തുണക്കാറുള്ള പാർട്ടി കൾ അതെ അതെ അപ്പൊ പൊതുവായിട്ട് ആ ഒരു ഇ- ലക്ഷൻ ന് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈയൊരു പാർട്ടികൾക്ക് തന്നെയായിരിക്കും മുൻതൂക്കം വരാറുണ്ടാവുക.

അ ആ അതെ അപ്പൊ പിന്നെ അവിടെ എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ. ആധാർതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുവേ നമ്മുടെ നാട്ടിന് പുറത്ത് കാണാറുള്ള ഇപ്പം ഒരു ലോകസഭ അല്ലേ നിയമ സഭ ഇലക്ഷൻ ഒരു എം. എൽ. എ എത്രത്തോളം തയ്യാറെടുപ് എടുക്കുന്നുണ്ട് ? അപ്പോ എല്ലായിടത്തും പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടും തന്റെ ചിത്രം ഒട്ടിച്ചിട്ടും ജയിപ്പിക്കുക വോട്ട് ചെയ്ത്

എന്നെ ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള വ്യത്യസ്തമായ രീതികളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കു ന്നത് . വലിയ രീതിയിലുള്ള പെയിന്റിങ് ചെയ്യുന്നു, ചിത്രം വരയ്ക്കുന്നു, കോളേജിന്റെ മുന്നിൽ അതുപോലെ തന്നെ നടക്കുന്ന പാതകളിലും-

എന്നാൽ അവിടെ ഏറ്റവും കൂടുതലും മുൻതൂക്കം ആർക്കാണ് ഏതു പാർട്ടിക്ക് ആണ് തീർച്ചയായിട്ടും എസ്എഫ്ഐ ആയിരിക്കുമെന്നാണ് എന്റെ ഒരു ധാരണ. തീർച്ചയായിട്ടും എസ് എഫ് ഐ തന്നെ ആയിരിക്കും കാരണം വിദ്യാർത്ഥികൾ ഇപ്പോൾ സിനിമാലോകത്ത് വരെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള-

എംഎസ്എഫിന് സാധ്യത അട്ടിമറികൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും തിരഞ്ഞെടുപ്പ് ആവുമ്പോൾ ഒരു അട്ടിമറി തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാവിധ തിരഞ്ഞെടുപ്പുകളും നമ്മൾകാണാറുള്ളതാണ്.എന്നിരുന്നാൽ പോലുംഎസ് എഫ് ഐ ഒരു പാർട്ടിക്ക് നമ്മൾ മുൻതൂക്കം ചെയ്ത് പറയാറുണ്ടല്ലോ ഈ പാർട്ടി-

അങ്ങനെ പ്രതീക്ഷത്തിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ തിരഞ്ഞ് എടുപ്പിൽ ഉണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ അവരുടെ അവസ്ഥ വലിയ രീതിയിൽ ഉള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത്രേ പിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ളത് ആണ് ഞാൻ മനസിലാകുന്നത് . ആ സ്വതന്ത്രരേ എങ്ങനെയാ അവരുടെ അവസ്ഥ എങ്ങനെയാ അവരുടെ പ്രചരണങ്ങളും കാര്യങ്ങളും ഒക്കെ താങ്കളുടെ താങ്കൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ മുമ്പ് ഒരു ഇലക്ഷൻ മുമ്പൊരു തെരഞ്ഞെടുപ്പ് നടന്ന് എന്ന് പറഞ്ഞില്ലേ? അവിടത്തെ അവസ്ഥ എന്താണ്? എംഎസ്എഫ് ആണോ എസ്എഫ്ഐ ആണോ?

അവിടെ എംഎസ് എഫ് ആണ് കാരണം അത്രയും ശക്തിയാണ് അവിടെ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ ഇപ്പോൾ നല്ല പ്രവർത്തനങ്ങൾ ഒക്കെ നടക്കുന്ന ഉണ്ടാവില്ലേ? തിരഞ്ഞെടുപ്പിനുമാത്രം.

പൊതുവേ നാട്ടിൻ പുറത്ത് കാണുന്ന നാട്ടിൻ പുറത്ത് കാണുന്ന തിരഞ്ഞ് എടുപ്പ് ശൈലികൾ ആയിരിക്കും അല്ലേ അതെ അതേ ഇപ്പം നമ്മുടെ ഈ ഒരു ഇ ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമായിട്ട് നിയമ സഭ തിരഞ്ഞെടുപ്പ് ഒക്കെവരാൻ ഇരിക്കുകയാണ് അത്ഒരു ചൂടിൽ ഒക്കെ ആണ് ഇപ്പം വിദ്യാർഥികൾ ഒക്കെ കോളേജ് യൂണിയൻ തിരഞ്ഞ് എടുപ്പ് -

അതെ അതേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിലുള്ള പലരും പിന്തുണക്കുന്നത്

അപ്പോ ഈ അധ്യാപകർക്ക്.

താങ്കളുടെ വീട്ടല് ഏതെങ്കിലും പാർട്ടിയെ മുന്പേ പിന്തുണക്കുന്ന അവസ്ഥ ഉണ്ടോ ടീരച്ചയായിട്ടും ഞങ്ങൾ മുസ്ലീംലീഗ് ,എം. എസ്. എഫ് ,യു ടി എഫ് ഞങ്ങൾ പിന്തുണക്കാറുളെ ഒക്കെ ഒക്കെ എന്തായാലും നമ്മുടെ വീട്ടുകാരുടെ വിഷയത്തെ പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം അല്ലേ ഞാൻ ഇപ്പോ ചെറിയ ഒരു തിരക്കിലാണ്